PSG യിലും അർജന്റീന ദേശീയ team ലും forward ആയി കളിക്കുന്നു തൻറെ തലമുറയിലെ ഏറ്റവും മികച്ച football കളിക്കാരിൽ ഒരാളായി അദ്ദേഹത്തെ പരിഗണിക്കുന്നു മെസ്സി തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ european footballer of the yearFIFAworld footballer of the year എന്നീ പുരസ്‌കാരങ്ങൾക്കായി നാമനിർദേശം ചെയ്യപ്പെട്ടു ഇരുപത്തി രണ്ടാം വയസ്സിൽ അദ്ദേഹം ആ രണ്ട് പുരസ്കരങ്ങളും കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ച ഏഴാമത് ballon d'or ഓടെ ഈ ബഹുമതി ഏഴ് തവണ നേടുന്ന ആദ്യത്തെ കളിക്കാരനായി മെസ്സിയെ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഏർ വർഷങ്ങളിലായി തുടരെ നാലാം തവണയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്രണ്ടിലെ FIFA world cup ൽ അദ്ദേഹം ഏർ ലോക cup ഉം golden ball ഉം നേടി ഇദ്ദേഹത്തെ പലപ്പോഴും ഇതിഹാസ താരം ഡിയാഗോ മറഡോണയുമായി സാമ്യപ്പെടുത്താറുണ്ട് മറഡോണ തന്നെ മെസ്സിയെ തൻറെ പിൻഗാമി എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ മെസ്സി കളിക്കാൻ തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻറെ കഴിവ് ബാഴ്‌സലോണ വളരെ വേഗം തിരിച്ചറിഞ്ഞു ബാഴ്‌സലോണ കബ്ള് ക്ല club അദ്ധേഹത്തിന് ഉയരക്കുറവിന് ചികിത്സ നിർദേശിച്ചു അതിനാൽ റൊസാരിയോ എന്ന സ്ഥലത്തെ club ആയ new wells old boys team ൽ നിന്നും അദ്ദേഹം വിട്ട് പോരുകയും കുടുംബത്തോടപ്പം യൂറോപ്പിൽ സ്ഥിരതാമസം ആക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് അഞ്ചു season ണിൽ അദ്ദേഹം ആദ്യ കളി കളിച്ചു ആ മത്സരത്തിൽ തന്നെ അദ്ദേഹം goal നേടി അങ്ങനെ club നായി goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന record അദ്ദേഹം നേടി അഹ് അദ്ദേഹത്തിൻറെ ആദ്യ season ൽ തന്നെ ബാഴ്‌സലോണ ലാ ലിഗ cup നേടി രണ്ടായിരത്തി ആറ് ഏഴ് season ലാണ് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ച വെച്ചത് classic മത്സരത്തിൽ ഒരു hatric നേടിയതടക്കം ഇരുപത്താറ് മത്സരങ്ങളിൽ നിന്നായി പതിനാല് goal കൾ നേടി

ബാഴ്‌സലോണക്കായി ഒരു season ൽ ഏറ്റവും കൂടുതൽ goal നേടുക എന്ന ബഹുമതി റൊണാൾഡോയ്‌ക്കൊപ്പം പങ്കിടുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിലെ FIFA world cup championship ൽ മെസ്സിയായിരുന്നു ഏറ്റവും കൂടുതൽ goal കൾ നേടിയത് final ൽ നേടിയ രണ്ട് goal അടക്കം ആകെ ആറ് goal കളാണ് ആ championship ൽ അദ്ദേഹത്തിന് സമ്പാദ്യം അതിന് ശേഷം അദ്ദേഹം അർജന്റീന team ൽ സ്ഥിരം അംഗമായി FIFA ലോക cup ൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അർജന്റീനക്കാരനായി അദ്ദേഹം മാറി രണ്ടായിരത്തി ഏഴിലെ ക കോപ്പ അമേരിക്കയിൽ രണ്ടാം സ്ഥാനക്കാർക്കുള്ള പുരസ്‌കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ Beijing olympics ൽ ജേതാക്കളായ അർജന്റീന team ൽ മെസ്സിയും ഒരംഗമായിരുന്നു ആ വിജയത്തോടെ അദ്ദേഹത്തിന് ആദ്യ അന്താരാഷ്ട്ര പുരസ്‌കാരം ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഒമ്പതിന് ഒരു calender വർഷം ഏറ്റവും അധികം goal നേടുന്ന കളിക്കാരൻ ഏറെ എന്ന record ഏർ ബെൽഡ് ഏർ മുള്ളറെ മറികടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഒരു calender വർഷം തൊണ്ണൂറ്റിയൊന്ന് goal കൾ എന്ന സർവ്വകലാ record സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്രണ്ട് ഖത്തറിൽ വെച്ച് നടന്ന FIFA world cup ൽ അർജന്റീന വിജയികളിൽ ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു പലപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി കണക്കാക്കപ്പെടുകയും എക്കാലത്തെയും ഏർ മികച്ച ഏർ score ചെയ്യുന്ന record ഏത് ballon d'or award കൾ നേടി അദ്ദേഹത്തെ കണക്കാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തിനാലിന് ജോർജ് ഏർ റാസിയോ മെസ്സിയുടെയും സിലിയ മറിയ ക്യൂച്ചിനോയുടെയും മകനായി അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്താണ് മെസ്സി ജനിച്ചത് ഇറ്റലിയിലെ അങ്കോണ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി മൂന്നിൽ കുടിയേറി പാർത്ത ആഹ് മെസ്സിയുടെ പൂർവികനായ ആഞ്ചലോ മെസ്സി റോഡ്രിഗോ എന്നും മാത്യൂസ് എന്നും പേരുള്ള രണ്ട് ജ്യേഷ്ടന്മാരുണ്ട്‌ കൂടാതെ മരിയ സോൾ എന്ന് പേരുള്ള ഒരു സഹോദരിയും അഞ്ചാം വയസ്സിൽ തൻറെ അച്ഛൻ പരിശീലിപ്പിച്ചിരുന്ന ഒരു പ്രാദേശിക club ആയ granton ൽ ചേർന്ന് മെസ്സി football കളിയ്ക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രാദേശിക പട്ടണമായ റൊസാരിയോലെ ഒരു club ആയ new wells old boys ൽ ചേർന്നു പതിനൊന്നാം വയസ്സിൽ അദ്ദേഹത്തിൻറെ വളർച്ചക്കു ആവിശ്യമായ hormone ന്റെ കുറവ് തിരിച്ചറിയപ്പെട്ടു അർജന്റീനയിലെ ഒരു പ്രമുഖ club ആയ river plat ന് മെസ്സിയുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു എങ്കിലും ഏർ മാസംതോറും ഏർ തൊള്ളായിരം dollar ചെലവാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻറെ ചികിൽസിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ ബാഴ്‌സലോണയുടെ spotting director ആയിരുന്ന കാർലസ് ക് ഏർ അദ്ദേഹത്തിൻറെ കഴിവിനെപ്പറ്റി ബോധവാനായിരുന്നു മെസ്സിയുടെ സ്പെയിൻലെ കാറ്റലോണയിലെ ഉണ്ടായിരുന്നു മെസ്സിയുടെ കളി നിരീക്ഷിച്ചതിന് ശേഷം ബാഴ്‌സലോണ അദ്ദേഹവുമായി കരാറിലേർപ്പെട്ടു സ്പൈൻലേക്ക് മാറി താമസമെങ്കിൽ താമസിക്കാനെങ്കിൽ ചികിത്സക്കുള്ള പണം club ഏറ്റെടുത്തു കൊള്ളാം എന്ന് അവർ പറഞ്ഞു ഇതനുസരിച്ച് അദ്ദേഹത്തിൻറെ കുടുംബം യൂറോപ്പിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു ആദ്യം club ൻറെ youth team ൽ കളിച്ച് തുടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിൻറെ രണ്ട് പണ്ട് സഹോദരന്മാർ foot baller ആയി ഏർ ബന്ധപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുവത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ബാഴ്‌സലോണയിൽ പതിമൂന്നിന് ഏർ നവംബർ പതിമൂന്നിന് ഫോട്ടറുമായുള്ള സൗഹൃദ മത്സരത്തിൽ മെസ്സി തൻറെ ആദ്യ ഔദ്യോഗിക മത്സരം കളിച്ചു ഒരു വർഷത്തിനിടയിൽ ഫ്രാങ്ക് അദ്ദേഹത്തിൻറെ തൻറെ ആദ്യ league മത്സരം കളിയ്ക്കാൻ അനുവദിച്ചു രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനാറിന് ഏർ അപ്പോൾ പ്രായം പതിനേഴ് വർഷവും നൂറ്റിപ്പതിനാല് ദിവസവും എസ്പാനോയോടായിരുന്നു ആ മത്സരം ആ മത്സരത്തോടു കൂടി ബാഴ്‌സലോണക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ കളിക്കാരനായും ഡാലിഗയിൽ അദ്ദേഹം അറിയപ്പെട്ടു സെപ്റ്റംബർ ബാഴ്സ് രണ്ടായിരത്തേഴ് സെപ്റ്റംബർ ബാഴ്‌സലോണയിലെ തന്നെ ഭോജൻ ക്രിക്കറ്റ് തകർത്തു രണ്ടായിരത്തി അഞ്ചു മെയ് ഒന്നിന് അൽബാ ക്കെതിരെ അദ്ദേഹം തൻറെ ആദ്യ goal ബാഴ്‌സലോണക്കായി നേടി അപ്പൊൾ മെസ്സിയുടെ പ്രായം പതിനേഴ് വർഷവും പത്ത് മാസവും

സാ സഹായത്തിന് നേടിയ ഒരു goal ലൂടെ bozal ക്രിക്കറ്റ് ക്കളും തകർത്തു മെസ്സി തൻറെ മുൻ coach ആയ ഏർ വെക്കാർഡിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അദ്ദേഹമാണ് എൻറെ കളി ജീവിതം തുടങ്ങി വെച്ചത് എന്ന വസ്തുത ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ പതിനാറോ പതിനേഴോ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു സെപ്തംബർ പതിനാറിന് മൂന്ന് മാസത്തിനിടയിൽ രണ്ടാം തവണയും ബാഴ്‌സലോണ മെസ്സിക്കായുള്ള കരാർ പുതുക്കി ആ പ്രാശം അദ്ദേഹത്തെ ഒന്നാം നിര team ലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആഹ് രണ്ടായിരത്തി പതിനാലിൽ ജൂൺ വരെ പുതുക്കിയത് രണ്ടായിരത്തി അഞ്ചു സെപ്റ്റംബർ ഇരുപത്തിയാറിന് മെസ്സി spanish പൗരത്വം നേടി അതോടെ അദ്ദേഹം ലാ ലിഗയിൽ കളിക്കുന്നതിന് പൂർണ പരിചിതനായി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് UEFA champions leagueittalian club ആയ ഒഡീനീസിന് എതിരായിരുന്നു അദ്ദേഹത്തിൻറെ ആദ്യത്തെ വ്യത്യസ്തമായുള്ള കളി അദ്ദേഹം പകരക്കാരനായി ഇറങ്ങിയപ്പോൾ camp നു പോയ ബാഴ്‌സലോണയിലെ ആരാധകർ എഴുന്നേറ്റ് നിന്ന് കൊണ്ട് സ്വാഗതം ചെയ്തു അദ്ദേഹത്തിൻറെ റൊണാൾഡോവിന്റെയും കൂട്ടുകെട്ട് ആരാധകർക്ക് ഒരു വിരുന്നൊരുക്കി മെസ്സി ആ season ൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്നായി ആറ് goal കൾ സ്വന്തമാക്കി കൂടാതെ ആറ് champions league കളികളിൽ നിന്നായി ഓരോ goal ഉം നേടി champions league ലെ രണ്ടാം round ലെ രണ്ടാം പാത മെസ്സിക്കെതിരെ നടന്ന മത്സരത്തിൽ വലത് തുടയിലെ പേശികളിലുണ്ടായ പരിക്ക് മൂലം അദ്ദേഹത്തെ ആ season ൽ ഏർ രണ്ടായിരത്തി ആറ് മാർച്ച് ഏഴ് വരെ അവസാനിച്ചു record ൻറെ ബാഴ്‌സലോണ ഏർ ആ season ൽ സ്പെയിനിന്റെയും ജേതാക്കളായിരുന്നു

റെഗോസുമായുള്ള മത്സരത്തിനിടയിൽ പരിക്കേറ്റതുമൂലം അദ്ദേഹത്തിന് മൂന്ന് മാസം നഷ്ട്ടപ്പെട്ടു അർജന്റീനയിൽ വെച്ച് അദ്ദേഹം സുഖം പ്രാപിച്ച് പരിക്ക് ബേദപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ മത്സരം ഫെബ്രുവരി പതിനൊന്നിന് racing ആ മത്സരത്തിൽ അദ്ദേഹം രണ്ടാം പകുതീൽ ഒരു പകരക്കാരനായാണ് കളിയ്ക്കാൻ ഇറങ്ങിയത് മാർച്ച് പതിനൊന്നിന് നടന്ന മത്സരത്തിൽ മെസ്സി വളരെ നല്ല നിലവാരത്തിലാണ് കളിച്ചത് പക്ഷപേധം ചുരുങ്ങിയ ഭാഗകൾ കാട്ടിയും തൻറെ സമനില നേടിക്കൊടുത്തു അദ്ദേഹം നേടിയ മൂന്ന് goal ഉം സമനില goal കളായിരുന്നു അതിന് ഏർ അതിൽത്തന്നെ അവസാനത്തെ goal injury time ലായിരുന്നു നേടിയത് ഇവരുടെ classic മത്സരത്തിൽ ഇവൻ സമൂറക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്ത് നാല് നാപ്പത്തഞ്ച്‌ season ൽ real മാഡ്രിഡ്ന് വേണ്ടി hat trick നേടുന്ന ആദ്യ കളിക്കാരനായി ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനും മെസ്സി തന്നെയാണ് season ൻറെ അവസാനത്തോട് കൂടി അദ്ദേഹം കൂടുതൽ ആളാ goal നേടാൻ തുടങ്ങി league ൽ അദ്ദേഹം നേടിയ പതിനാല് goal കൾ പതിനാല് goal കളും അവസാനത്തെ പതിമൂന്ന് മത്സരനിന്നാണ് പുതിയ മറഡോണ എന്ന പേര് അദ്ദേഹത്തിന് ചാൾസ് നൽകപ്പെട്ടു ഒരേ ഒരു season ൽ നിന്ന് തന്നെ മറഡോണയുടെ പ്രശസ്തമായ പല goal കളും പ്പിച്ച് അതിനൊരു കാരണമായി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനെട്ടിന് കോപ്പ ദെൽവേ semi final മത്സരത്തിൽ ഗെറ്റാസക്കെതിരെ അദ്ദേഹം രണ്ട് goal കൾ നേടി മെക്സിക്കോയിൽ വെച്ച് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലെ football ലോക cup ൽ ഇഗ്ലണ്ടിന്‌ എതിരായ മറഡോണ നേടിയ goal നോട് നൂറ്റാണ്ടിൻറെ goal എന്നും അറിയപ്പെടുന്നു വളരെയധികം സ്ഥാനമുള്ളതായിരുന്നു അവ ഇതിലൂടെ മെസ്സി മറഡോണയുമായി വളരെയധികം തരണം ചെയ്യപ്പെട്ടിരുന്നു spanish പത്രങ്ങൾ മെസ്സിയെ മ ഏർ മെ ഏർ മെസ്സി ഡോണ എന്ന് വിളിച്ചു അദ്ദേഹം ആ goal നേടിയ അറുവത്രണ്ട് meter കൾ നിന്ന് തന്നെ ഓടി ആറ് കളിക്കാരെ തന്നെ കബളിപ്പിച്ച് ഒരു സ്ഥാനം തന്നെ നിർവ്വഹിച്ചു

കാർലസ് ഒമൈനെ കബളിപ്പിച്ച് ആ പന്ത് സ്വന്തം കൈ കൊണ്ട് വലയിലേക്ക് തട്ടിയിടുകയുമാണ് ചെയ്തത് അത് ശരിയായൊരു hand ball ആണെന്ന് replay കൾ replay കളിൽ വ്യക്തമാണെങ്കിലും goal നൽകപ്പെട്ടു രണ്ടായിരത്തി ഏഴ് എട്ട് season ൽ ആദ്യ ആഴ്ചയിൽ അഞ്ചു goal കൾ നേടി മെസ്സി ബാഴ്‌സലോണയിൽ ലാലിഗയിലെ ആദ്യ നാല് team കളിൽ ഒന്നാക്കി സെപ്റ്റംബർ പത്തൊമ്പതിന് സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന ലിയോണൽനെതിരായ മത്സരത്തിൽ മെസ്സിയുടെ goal ൻറെ പിൻബലത്തിൽ ബാഴ്‌സലോണ മൂന്ന് പൂജ്യത്തിന് വിജയിച്ചു സെപ്റ്റംബർ ഇരുവത്രണ്ടിന്‌ സെർബിയക്കെതിരായ് നടന്ന മത്സരത്തിൽ മെസ്സി രണ്ട് goal കൾ നേടി സെപ്റ്റംബർ ഇരുവത്തിയാറിന് റയൽ ഫെറഗോസുമായുള്ള മത്സരത്തിലും അദ്ദേഹം രണ്ട് goal കൾ നേടി ബാഴ്‌സലോണയുടെ നാലേ ഒന്നേ വിജയത്തിനോട് ഫെബ്രുവരി മുഖ്യ പങ്കാളികളായി ഫെബ്രുവരി ഇരുവത്തി ഏഴിന് പെനിൻസുലക്കെതിരായ അദ്ദേഹം ബാഴ്‌സലോണക്കായിട്ടുള്ള തൻറെ നൂറാം മത്സരം കളിച്ചു മുന്നേറ്റ വിഭാഗത്തിൽ fifco ലോക cup പതിനാ ഏർ

വെർക്കൻ ബോവറുടെ അഭിപ്രായത്തെ പിൻപറ്റി lava football of the year പുരസ്‌കാരം മെസ്സിക്ക് നൽകണമെന്ന് ബാഴ്‌സലോണക്കതിരെ എൽമുണ്ടോ ഡിപോർട്ടോയുടെയും ഡിപ്പോർട്ടിൻറെയും എഴുത്തുകൾ അഭിപ്രായപ്പെട്ടു ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച football മാരിൽ ഒരാളാണ് മെസ്സി എന്ന് ഫ്രാൻസ് കൊട്ടോട്ടി അഭിപ്രായപ്പെട്ടു മാർച്ച് നാലിന് പെൽകിച്ചിന് എതിരായി നടന്ന champions league മത്സരത്തിൽ ഇടത് തുടയിൽ ഉണ്ടായതിനെ തുടർന്ന് ആറ് മാസം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു മൂന്ന് season ൽ നിന്ന് ഇത് നാലാം തവണയാണ് ഇത്തരം പരിക്ക് മൂലം മെസ്സിക്ക് കളിയ്ക്കാൻ കഴിയാതെ പോകുന്നത് റൊണാൾടീനയുടെ club അദ്ധേഹത്തിൻറെ പത്താം number ജേസി മെസ്സിക്ക് ലഭിച്ചു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഒന്നിന് ശക്ത ഏർ champions league മത്സരത്തിൽ ഏറി ഹെൻട്രിക് പകരമിറങ്ങി

മെസ്സിയും അദ്ദേഹത്തിൻറെ അടുത്ത സുഹൃത്തായ ഫെൽബിയോ അഗുവേരയും തമ്മിലുള്ള സൗഹൃദ യുദ്ധമാണ് പറയപ്പെട്ടത് ആ മത്സരത്തിൽ മെസ്സി ആ goal നെ വഴി തെളിക്കുകയും ചെയ്തതിലൂടെ athletic കോമാട്രിന്റെ മേൽ ബാർസ ആറ് ഒന്നിന് വിജയം നേടി പുതിയ മത്സരത്തിൽ മെസ്സി മറ്റേ രണ്ട് ആവേശകരമായ രണ്ട് goal കൾ കൂടി നേടി അതിൽ ഒരെണ്ണം ഇരുപത്തിമൂന്ന് meter അകലെ നിന്ന് അയച്ചതും മറ്റൊന്ന് goalie യെ കബളിപ്പിച്ച്

ബാഴ്‌സ രണ്ട് പതിനഞ്ചു ജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏട്ടിലെ FIFAplayer of the year പുരസ്കാരത്തിൽ അദ്ദേഹം അറുന്നൂറ്റി ഏഴുവത്തെട്ട്‍ point കളോടെ രണ്ടാം സ്ഥാനത്തെത്തി athletico എതിരായ ബാഴ്‌സലോണ മൂന്നേ ഒന്നിന് ജയിച്ച ഒരു മത്സരത്തിനാണ് മെസ്സി രണ്ടായിരത്തി ഒമ്പതിലെ ആദ്യ hatric നേടിയത് രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി ഒന്നിന് racing stand ന് എതിരായ മൽസ് standard നെതിരായ മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് പിന്നിൽ നിൽക്കുകയായിരുന്നു ബാഴ്‌സിലോണയെ പൗര സമയത്തിനുള്ളിൽ പകരക്കാരനായി ഇറങ്ങി രണ്ട goal കൾ നേടി രണ്ട് ഒന്ന് വിജയത്തിലേക്ക് മെസ്സി നയിച്ചു അതിലെ രണ്ടാം goal ബാഴ്‌സലോണയുടെ spanish league ലെ അയ്യായിരം ആമത് അയ്യായിരാമത് goal നേർ ആയിരുന്നു ലാലീഗയുടെ ഇരുപത്തി എട്ടാം ഘട്ടത്തിൽ മാലാകർക്ക് ക്കെതിരായ അദ്ദേഹം season ലെ തൻറെ മുപ്പതാം goal നേടുകയും അതുവഴി ബാഴ്‌സലോണയെ ആരാപുരത്തിലേക്ക് നയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ എട്ടിന് ബയൺമ്യൂണിക്കെതിരായി നടന്ന ഒരു champions league മത്സരത്തിൽ മെസ്സി രണ്ട് goal കൾ നേടുകയും ആ പരമ്പരയിൽ എട്ട് goal കൾ എന്ന സ്വന്തം നേട്ടങ്ങൾക്കൊപ്പം ചേർക്കുകയും ചെയ്തു ഏപ്രിൽ പതിനെട്ടിന് നെഫെറ്റെക്കെതിരായ മത്സരത്തിൽ ഏർ ഒന്നേ പൂജ്യത്തിന് ജയത്തിൽ നേടിയ goal ലൂടെ മെസ്സി ലാ ലിഗയിൽ ആ season ൽ ഇരുപത് goal കൾ കുറിച്ചു റയൽ മാഡ്രിഡിന് മുതൽ വ്യക്തമായ ആറ് point ലെ lead ഓടെ ബാഴ്‌സലോണ league പട്ടികയിൽ തരത്തിലെത്തി season അവസാനിപ്പിക്കുന്നതിന് മുമ്പായി കയോ ബർബോണയിൽ വെച്ച് റയൽ മാഡ്രിഡിന് എതിരായ് നടന്ന മത്സരത്തിൽ മെസ്സിയുടെ ഇരട്ട goal season ൽ അദ്ദേഹത്തിൻറെ മുപ്പത്തിയഞ്ചു മുപ്പത്തിയാറ് goal കൾ പ്രതണതിൻറെ പിൻബലത്തിൽ ബാഴ്‌സലോണ ആറെ രണ്ടിന് വിജയിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് ശേഷം റയലിന്റെ ഏറ്റവും കനത്ത പരാജയമായിരുന്നു ഓരോ goal നേടിയ ശേഷവും അദ്ദേഹം ആരാധരുടെ അടുത്തേക്ക് ഓടുകയും ഏർ എഴ് ന്നെത്തിയ കുപ്പായം camera ക്ക് മുന്നിൽ കാണിക്കുകയും ചെയ്തു ആ പുറപ്പെട്ട കുട്ടികളോടുള്ള തൻറെ സഹകരണം വ്യക്തമാക്കുന്നതിനായിരുന്നു അദ്ദേഹത്തിന് അതിലൂടെ champions league semifinal മത്സരത്തിൽ മെസ്സിക്കെതിരായ നേടിയ injury time goal ലൂടെ ബാഴ്‌സലോണയെ final manchester united നെ നേരിടുന്നതിന് മെസ്സിക്കും വലിയ പങ്കുണ്ടായിരുന്നു മെയ് പതിമൂന്നിന് athletico ബിൽബോണക്കെതിരായ് നടന്ന കോപ്പ ഒരു goal നേടുകയും രണ്ട് goal കൾക്ക് വഴി വെക്കുകയും ചെയ്തതിലൂടെ ബാഴ്‌സലോണ നാലെ ഒന്നിന് വിജയിക്കുകയും മെസ്സി തൻറെ ആദ്യ കോപ്പ ഡെൽറെ cup നേടുകയും ചെയ്തു മെസ്സി തൻറെ മികച്ച പ്രകടനത്തിലൂടെ ബാഴ്‌സലോണ ഏർ ലാ ലിഗ cup ഉം നേടി ആ season ഏർ double പൂർത്തിയാക്കി മെയ് ഇരുപതിന് നടന്ന champions league final ൽ മെസ്സി എഴുപതാം minute ൽ നേടിയ goal അടക്കം രണ്ട് goal ന് ബാഴ്‌സലോണ മാഞ്ചസ്റ്റർ united നെ തോൽപ്പിക്കുകയും കിരീടം ഏർ കരസ്ഥമാക്കുകയും ചെയ്തു ഒമ്പത് goal കളോടെ champions league പരമ്പരയിൽ ഏറ്റവും കൂടുതൽ goal നേടുന്ന താരമായി മാറി മെസ്സി പരമ്പരയുടെ ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും മറ്റാരുമായിരുന്നില്ല ആ വർഷത്തിൽ തന്നെ UEFAclub forward the of the yearUEFAclub footballer of the year എന്നീ പുരസ് hello ഞാൻ ഇവിടെ പറയാൻ പോകുന്ന topic ഗാന്ധിജിയുടെ സന്ദേശം യാത്രയ്ക്കിടയിൽ ഗാന്ധിജി ഒരു ആശ്രമവിദ്യാലയ ത്തിലെത്തി സമയം പ്രഭാതം പുറത്തു നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പഠനം തുടങ്ങേണ്ട സമയമായി കുട്ടികൾ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നത് തുടങ്ങുന്നതേയുള്ളൂ ഗാന്ധിജി ഓരോ കുട്ടിയേയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങി അവർക്കു കാര്യം മനസിലായി നേരം വൈകിയതും ശരിയായോ എന്നാണാ നോട്ടത്തിന്റെ അർത്ഥം ബാപ്പുജി അങ്ങ് ക്ഷമിക്കണം മഴ ശല്യം ചെയ്തത്കൊണ്ടാണ് ഞങ്ങൾ വൈക്കിയത് ഗാന്ധിജിക്ക് ചിരി വന്നു മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക അത് അതിന്റെ ജോലി ചെയ്യുകയല്ലേ എന്നാൽ മറക്കുന്നു അതെല്ലാം സത്യം ഒരു വലിയ ചിന്ത കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി അവർ പരസ്പരം നോക്കി തലയാട്ടി ഇനി വൈകിവരില്ല ബാപ്പുജി എല്ലാവരും ചേർന്നായിരുന്നു അങ്ങനെ പറഞ്ഞത് ഗാന്ധിജി അവരോടുള്ള സ്നേഹഭാഷണം തുടർന്നു നിങ്ങളെല്ലാവരും ഗാന്ധി തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത് ധരിച്ചിരുന്നത് അതെ ബാപ്പുജി അവർ ഒന്നിച്ചു തലയാട്ടി കുട്ടികളെല്ലാവരും സ്വദേശാവസ്ത്രം തന്നെയാണ് ധരിച്ചിരുന്നത് ഗാന്ധിജിക്കു സന്തോഷമായി ഇനി ഞാ ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം എന്നിട്ടേ ഉത്തരം പറയാവു നിങ്ങളിൽ എത്രപേർ എപ്പോളും നേര് നേര് പറയുന്നുണ്ട് ഗാന്ധിജി ചോദിച്ചു കുറച്ചു കുട്ടികൾ കൈ പൊക്കി എന്നാൽ വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ അത് എത്രപേർ കാണും രണ്ടു കുട്ടികൾ പെട്ടന്നു തന്നെ കൈ പൊക്കി ഗാന്ധിജി സൗമ്യമായി ചിരിച്ചു പിന്നെ മൂന്ന് നാല് കൈകൾ അങ്ങേ അങ്ങനെ പൊങ്ങാൻ തുടങ്ങി ആശ്രമത്തിലെ അദ്യാപകർക്ക് ആശങ്കയായി ഗാന്ധിജി എന്നാലും ഗാന്ധിജിക്ക് അത് തോന്നും ഗാന്ധിജിക്ക് എന്ത് തോന്നും കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ കുറിച്ചും

സന്ദേശമായി അദ്ധ്യാപകരുടെ മുഖഭാവം ഗാന്ധിജി ശ്രദ്ധിച്ചു വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന കുട്ടികൾ സമ്മതിക്കുന്നു അത് വലിയൊരു സത്യസന്ധതയല്ലേ കുട്ടികളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ഗാന്ധിജി പറഞ്ഞു ഒരിക്കലും കള്ളം പറയരുത് കുട്ടികൾ സമ സമ്മതപൂർവം തലയാട്ടി നിങ്ങൾ നന്നായി വരും ഗാന്ധിജി കുട്ടികളെ ആശിർവദിച്ചു നാളത്തെ വലിയമനുഷ്യരാണ് ഈ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം യാത്രയായി എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നു പോയി അങ്ങനെ കുട്ടികൾ വലിയവരായി പഠിച്ച് പഠിച്ച് വലിയവരായി പിന്നെ അവർ അവരുടെ ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല അവിടെയുള്ള അവർ എപ്പോഴും ഗാന്ധിജി എന്ത് കള്ളം പറയുമ്പോഴും അവർ ഗാന്ധിജി പറയുന്നത് ഓർക്കുമായിരിന്നു അതിൽ ഒരു കുട്ടി പറയുന്നു നമ്മുടെ ഗാന്ധിജി നമ്മുടെ ബാപ്പുജി പറയുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ നമ്മുടെ ബാപ്പുജി പറഞ്ഞിട്ടില്ലേ

അവർ അങ്ങനെ വലുതായി അവർക്ക് വലുതായിട്ടും ബാപ്പുജി പറയു പറഞ്ഞ ആ വാക്ക് അവരുടെ മനസ്സിൽ പതിഞ്ഞ് പതിഞ്ഞിരുന്നു പിന്നെ അവർ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല നമ്മൾ ഓരോരുത്തരും കള്ളം പറയാതെ സത്യസന്ധതയോട് കൂടി ജീവിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മുക്ക് വിജയം ലഭിക്കുക കള്ളം പറയുന്നവർക്ക് പരാജയമേ ലഭിക്കു

ആശ്രമത്തിലെ കുട്ടി ആശ്രമത്തിലെ കുട്ടികൾ നല്ലര നല്ലവരായി ജീവിക്കണം എന്നാണ് ഗാന്ധിജി നമ്മുക്ക് പറഞ്ഞു തന്നത് നമ്മൾ ബാപ്പുജിയെ പോലെ ജീവിക്കണം ബാപ്പുജി ജീവിതത്തിൽ മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ് ഒരിക്കലും മനുഷ്യനെ വേദനിപ്പിക്കുകയോ സങ്കടപെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ബാപ്പുജി ജീവിച്ച സന്തോഷ സന്തോഷ ജീവിതമാണ് നയിച്ചത് കുറേ കഷ്ടപെട്ടിരിക്കുന്നു നമ്മ നമ്മൾ ജനങ്ങൾക്കുവേണ്ടി നമ്മൾ നമ്മുടെ ബാപ്പുജീക്ക് വേണ്ടിയും കഷ്ടപ്പെടണം നമ്മുടെ ബാപ്പുജി പറഞ്ഞ വാക്കുകളിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് നാം സഞ്ചരിക്കേണ്ടത് ഒരു വലിയ ചിന്തയാണ് നമ്മുക്ക് നമ്മുടെ ബാപ്പ് ബാപ്പുജി പറഞ്ഞ് തന്നത് നമ്മൾ സത്യം മാത്രമേ പറയുകയുള്ളു വേണ്ട പറയാണു വേണ്ടത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ വലിയ വലിയ സന്ദേശങ്ങളാണ് നമ്മക്ക് നാം നമ്മ നമ്മക്ക് ഗാന്ധിജി പറഞ്ഞ് പകർന്ന് തന്നത് വല്ലപ്പോഴും കള്ളം പറയുന്ന നമ്മൾ ഇനി ഒരിക്കലും കള്ളം പറയാൻ പാടില്ല ആശ്രമത്തിലെ അധ്യാപകർക്കെല്ലാവർക്കും കുട്ടികളുടെ ഈ മനോഭാവം കണ്ട് ആശ്ചര്യം തോന്നി കുട്ടികൾക്ക് എന്തു പറ്റി ഇവർ ഇവരുടെ ഇവർ ഇങ്ങനെ പറയാത്തവരാണെങ്കിൽ ആണെല്ലോ ഇവർ ഒരിക്കയും ബാപ്പുജി പോയതിന് ശേഷം ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അധ്യാപകർക്ക് മനസിലായി ബാപ്പുജിയുടെ വാക്ക് ഇവർ ഏറ്റെടുത്തിരിക്കുന്നു ഇനി നമ്മുടെ ആശ്രമത്തിലെ കുട്ടികൾ ഒരിക്കലും കള്ളം പറയുകയില്ല ഇത് ഇനി നമ്മൾക് നമ്മൾക്ക് ഈ വിദ്യാലയം സത്യസന്ധതയുള്ള വിദ്യാലയമാക്കി തീർക്കാം എന്ന് അദ്ധ്യാപകർ ഉറപ്പിച്ചു അവിടെയുള്ള കുട്ടികൾ എല്ലാവരും നല്ലവരായി വളർന്നു അദ്ധ്യാപകർക്കും അവിടെയുള്ള കുട്ടികളെ കണ്ട് വളരെ അധികം സന്തോഷമായി നമ്മളുടെ ഈ വിദ്യാലയം ഇനി ഇനിമുതൽ നല്ലതായി നല്ല കുട്ടികൾ നല്ല കുട്ടികളെ സത്യസന്ധതയോടെയുള്ള കുട്ടികൾ മാത്രമേ നമ്മുടെ വിദ്യാലയത്തിലേക്ക് ഇനി വരാൻ പാടുള്ളു ബാപ്പുജിയുടെ വാക്കുകളാണ് ഈ വിദ്യാലയത്തെ ഇങ്ങനെ മാറ്റി മറക്കാൻ കാരണം മാറ്റിമറക്കാൻ കാരണം നമ്മൾക്ക് ബാപ്പുജി നല്ല നല്ലത് മാത്രമാണ് പറഞ്ഞ് തന്നിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടി ബാപ്പുജി വളരെ അധികം ത്യാഗ്യങ്ങൾ സഹിച്ചിരിക്കുന്നു ഉപ്പ് സത്യാഗ്രഹത്തിലോ ഗാന്ധിജി നമ്മൾക്ക് വേണ്ടി കുറെ ത്യാഗ് ത്യാഗം സഹിച്ചിരിക്കുന്നു ബാപ്പുജിയുടെ ചിട്ടകളിലൂടെ ജീവിക്കണം നാം ഓരോരുത്തരും അവർ ജീവിച്ച വഴിയിലൂടെയാവണം നമ്മുടെ ഓരോരുത്തരുടെയും സഞ്ചാരം അവർ ഏങ്ങനെ ജീവിച്ചുവോ അങ്ങനെയാവണം നമ്മുടെ ജീവിതവും

അവരുടെ ജീവിതചര്യയിലൂടെയാവണം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതവും സംസാരവും സത്യസന്ധതയോടെയുള്ള ജീവിതമായിരിക്കണം നാം ഒരിക്കലും ഇനി കള്ളം പറയരുത് സത്യമുള്ള വാക്കുകൾ മാത്രം നമ്മൾ ഉച്ചരിക്കണം അങ്ങനെ അദ്ധ്യാപകർ കുട്ടികളോട് പറഞ്ഞ് കൊടുത്തു കുട്ടികൾ പറഞ്ഞു ഇല്ലാ ഇല്ല ഞങ്ങൾ ഇനി ഒരിക്കലും കള്ളംപറയുകയില്ല ഞങ്ങളുടെ ബാപ്പുജി ഞങ്ങൾക്ക് കള്ളം പറയരുത് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നു ഞങ്ങളുടെ ബാപ്പുജി പഠിപ്പിച്ചവാക്കുകളിലൂടെയാണ് ഞങ്ങൾ ഇനി സഞ്ചരിക്കുക ഞങ്ങൾ ഇനി എല്ലാവരും സത്യസന്തതയോടെ മാത്രമേ ജീവിക്കുകയുള്ളു അധ്യാപകർക്കും അധ്യാപകർ കുട്ടികളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിയി കഴിഞ്ഞില്ല ഇനി നമ്മളുടെ ഈ വിദ്യാലയം ഒരു സുവർണ്ണ വിദ്യാലയമായി നമ്മുൾക്ക് എല്ലാവർക്കും കൊണ്ടു പോകണം ബാപ്പുജിയുടെ ജീവിത രീതിയെ രീതിയിലൂടെയാവണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അദ്ധ്യാപകർക്കും കുട്ടികളും സത്യം സത്യം മാത്രം പറയുന്ന ഒരു വിദ്യാലയമായി ആ വിദ്യാലയം മാറി ഇത്രയേയുള്ളൂ എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്ക്കാരം corona hello

ഫർസി

എന്ന് വീട്ടീന്നിറങ്ങിയതാണ് വീട്ടീന്നൊക്കെ ഇറങ്ങീട്ട് രണ്ട് മൂന്ന് മാസായി ഫർസി ഞാനും രണ്ട് മൂന്ന് മാസൊക്കായി corona ആയിട്ട് വീട്ടീന്നിറങ്ങീട്ട് എന്താ ഇപ്പൊ അവസ്ഥ എന്താ അവസ്ഥ വീട്ടീന്ന് ഇറങ്ങാനും പോരല്ല lockdown ആക്കല്ലേ

വീട്ടിത്തന്നെ പതിമൂന്ന് sanitizer ഒക്കെയാണ്

എന്തായാലും ഈ സമയം കടന്നുപോകും നല്ലൊരു സമയം വരും അത് ശരിയാ hundred percentage ഞാൻ നിന്നോട് യോജിക്കുന്നു ഈ സമയവും കടന്നു പോകും ഈ സമയവും കടന്ന് പോകും എന്താ നമ്മുടെ അന്തരീക്ഷം അവസ്ഥ അവസ്ഥ എന്താ ഇതന്നെ lockdown അല്ലെ വീട്ടീന്ന് ഇറങ്ങാനും പറ്റുന്നില്ല plan ചെയ്തതൊന്നും നടക്കണില്ല ആ ഇപ്പൊ ഞാൻ തടിയൊക്കെ കൂടി വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച് കഴിച്ചല്ലേ അതെ പുറത്തിക്ക് ഇറങ്ങാൻ ഒന്നും പറ്റുന്നില്ലല്ലോ അപ്പൊ ആകെ തടി കൂടിക്കെയാണേ എനിക്ക് വെല്യ മാറ്റൊന്നില്ല ഞാൻ പഴേ പോലെന്നെ ആരോഗ്യം ഇപ്പോളും ഉണ്ട് കേട്ടോ corona നിനക്ക് covid വന്നോ ഇല്ല ഇല്ല covid ഒന്നു വന്നില്ല കൊറേ test ചെയ്തു പക്ഷെ ഇതേവരെ വന്നിട്ടൊന്നില്ല

ഞാൻ വെച്ചിട്ടൊന്നില്ല ഏർ അതെന്തേ വെക്കാതിരിന്നെ ക്ഷേ എനിക്ക് അതിൻ്റെ ആവിശ്യോന്നില്ല എനിക്ക് covid ഒന്നു വരില്ല ഇങ്ങനെത്തന്നെ പറഞ്ഞീന്നെ എൻ്റെ friend അവനിപ്പോ covid വണ് കിടക്ക

ദൈവമില്ലേ

ദൈവത്തിൻറെ പരീക്ഷണങ്ങളാണ് ഇത് എല്ലാം

എൻ്റെ വീട്ടിൽ ആരിക്കും ഇത് വരെ covid വന്നില്ല പക്ഷെ വേറെ relatives ഒക്കെ ഇണ്ട് അവർക്കൊക്കെ വന്നിട്ടിണ്ട് covid ആയിട്ട് എന്താ അന്തരീക്ഷം അല്ലെ ഓ വീട്ടീന്നു ഇറങ്ങാൻ പറ്റുന്നില്ല കളിക്കാൻ ഒക്കെ

ഏയ് ൻ്റെ കാലൊക്കെ ഇങ്ങനെ തരിക്കിണ് കളിക്കാൻ പൂതിയായിട്ട് അഞ്ചു മണി ആയി കഴിനാൽ ഇണ്ട് കാലിനൊരു ഇത് അഞ്ചു മണി ആയി കയിനാൽ കാലിനൊരു ഒരു തരിപ്പ തരിപ്പ് ഇങ്ങനെ കേറി തലച്ചോട്ടിക്ക് ഇങ് എത്തിയാണ്ടല്ലോ

covid nineteen എത്ര ആൾക്കാർക്ക് വന്ന് മരിക്കുന്നു ഉം ദിവസോ ദിവസോ മരണങ്ങൾ കൂടുന്നു

ഭാഗ്യവാന്മാർ തന്നെ

അതെ ഞമ്മള് എത്രയോ ഭാഗ്യവാന്മാർ

ഞമ്മള അന്തരീക്ഷം ശരിയല്ല police മാർ ഒക്കെ ഭയങ്കര strict ആ strict ആ lockdown ആയോണ്ട് വീട്ടീന്ന് ഇറങ്ങാൻ പറ്റിന്നില്ല ഇപ്പൊ mask ഇടണത്രേ mask നിര്ബന്ധ mask നിർബന്ധം covid ninteen school കളിലൊക്കെ mask ൻ്റെ പോരാട്ട school school നല്ലോണം ചെയ്യുന്നേ school വരൻ ഈ online class ആയോണ്ട് full time phone ല ഈ lockdown ആയതോണ്ട് എത്രയങ്ങാനോ കുട്ടികൾക്ക phone വണിക്കിണ് അല്ലെ phone അതെ phone ൻ്റെ ഉപയോഗം കൂടി corona അന്തരീക്ഷം police mask sanitizer എന്താ അല്ലെ

ദിവസോ ദിവസോ newspaper ലും tv യിലും ഒക്കെ ഇതന്നെ news ഞമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ ഈ covid nineteen ഞമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പും police മാരും കഷ്ടപെടുന്നുണ്ട് പക്ഷെ ഞമ്മള് ആ കഷ്ടപ്പാട് മനസിലാക്കണില്ല ഞമ്മള് അവരെ കളിയാക്കീട്ടും അതെ അവരെ കളിയാക്കീട്ടും അവരെ കുറ്റം പറഞ്ഞിട്ടും ഞമ്മളത്‌ നടക്കുന്നു അവര് ഇഞ്ഞത് കൊണ്ടാണ് ഞമ്മക്ക് ഇങ്ങനെ സംരക്ഷണം കിട്ടുന്നെ നീ ഇപ്പൊ online class ൽ കേറൽ ഇല്ലേ ഞാൻ online class ൽ ഒന്ന് കേറൂല ഞാനും തന്നെ bore പരിവാടിയ

covid ninteen ഇനി നമ്മക്ക് വരൂഓ വരൂ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂല അല്ലെ പറ്റില്ല എപ്പോ വേണെങ്കില് വര വീട്ടിൽ എന്തായാലും ഒതുങ്ങി ഇരിക്കും ഇടക്കൊന്ന് പുറത്തിക്ക് mask ഇട്ട് പോവും വരും sanitizer ഉപയോഗിക്കും കുളിക്കും കെടക്കും ആ അതാണ് നല്ല ശീലം നിൻ്റെ ശീലം എങ്ങനെയാ ഞാന് അതെ പോലെത്തന്നെ എടക് എടക്ക് പോകും പക്ഷെ sanitizer അതും അങ്ങനൊന്നും use ചെയ്യലില്ല അതെന്താ നീ use ചെയാത്തെ